നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേർക്ക് ഇതിലിരുന്നിട്ട് മീറ്റിംഗ് നടത്താം.

ഈയൊരു ക്ലോക്ക് നമുക്ക് കാസറഗോഡ് കാണാം പറ്റുന്നുണ്ട് കാസർഗോഡിൽ ഒരു മുൻസിപ്പാലിറ്റി ടവറിനടുത്ത് ആണ് ഈ ഒരു ക്ലോക്ക് എന്ന് തോന്നുന്നു.

ചിലപ്പോൾ ഐ തിങ്ക് സൊ ഇത് ഏഹ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പോകുന്ന വഴിയിലായിരിക്കാം.

നല്ല ഒരു വെള്ള ചാട്ടമാണ് ഈ ചിത്രത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വെള്ളങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്--

ആ നല്ലൊരു മ് പട്ടാളക്കാരന്റെ വേഷത്തിലാണ് മ്ഹ് പിന്നെ ഫ്ലാഗ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചിട്ടൊണ്ട് ഒരു കുട്ടി ആണെങ്കില്--

ഇതൊരു നല്ല വെറൈറ്റി മോഡലിലുള്ള ഒരു ബെഡാണ് .

ഈയൊരു വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്കിതിൽ തുള്ളിച്ചാടി കളിക്കാൻ തോന്നുന്നുണ്ട്.

ഈയൊരു ചിത്രത്തില് നമുക്ക് നാല് കസേലയും പിന്നെ--

ഒരു ടേബിളും കാണുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു ഹോട്ടൽ ആകാം ചിലപ്പോൾ ഇതൊരു വീടിലെ കിച്ചനിലെ റൂം ആയിരിക്കാം.

ഈ ഒരു ചിതത്തിൽ നമുക്ക് മൂന്ന് പണിക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ഒരാൾ ഏണിയുടെ മുകളിൽ കേറിയിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്.

ഒരു നല്ല സ്കൂളിന്റെ ചിത്രമാണ് ഇതിൽ കാണാൻ പറ്റുന്നത് മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലാണ്.

വേസ്റ്റുകൾ കൊണ്ടിടുന്ന ഒരു സ്ഥലത്ത് ഒരു ടെമ്പോ അല്ലെങ്കിൽ ലോറിയില് --

അവരിതിന്റെ പിറകിലാണ് ഈ ഒരു വേസ്സ്റ്റുകൾ ഒന്നിച്ചു കൂട്ടീട്ട്--

ഇത് നമുക്കൊരു കരാട്ടെയുടെ പ്ലേസ് ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ചിത്രത്തില്.

എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത് ഇന്ത്യാന്ന് ഇന്ത്യയിലുള്ളതാണ് പിന്നെ ഇവിടെ--

ഒരു നല്ല ചെരുപ്പിന്റെ ഷോപ്പാണ് നല്ല അടുക്കി വെച്ചിട്ടുള്ള ഷോപ്പ് അതായത് എല്ലാ--

പിന്നെ അതിൻ്റെ ടി_വിയുടെ മുകളിൽ ആയിട്ട് മൂന്ന് പ്ലാസ്റ്റിക് ചെടികൾ വെച്ചിട്ടുണ്ട്.

പിന്നെ ങ്ങ ജനാലയിലേക്ക് ഒരു നല്ല വിന്റോയിലേക്ക് നല്ലൊരു--

അപ്പോ ഈ ഒരു ബേക്കറി തുടങ്ങിതെ ഉള്ളു ഇതിന്റെ ഉദ്ഘാടനം--

അപ്പോ അയാൾ കണ്ണടയും പിന്നെ വാച്ചും ഷൂവും ഒക്കെ ഇട്ട് നിന്നിട്ടുണ്ട്.